ആഹ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ

ഓഹോ നമ്മളെ വിഷയം എന്നുള്ളത് യാത്രയെ കുറിച്ചാണ്

താങ്കൾക്ക് യാത്രയെ കുറിച്ച് ഏഹ് എങ്ങിനെയാണ് ഇങ്ങള് കൊറേ യാത്ര ചെയുന്ന ആളാണല്ലോ

ആഹ് താങ്കൾക് എങ്ങിനെയുള്ള യാത്രകൾ ആണ് ഇഷ്ടം ഏഹ് യാത്രകള് ഒരുപാട് ഏഹ് എല്ലാ ത എങ്ങിനെയുള്ള യാത്രകളാണ് എന്ന് ചോദിച്ചാൽ അത് എൻ്റെ മൂഡ് അനുസരിച്ച് ഇരിക്കും

ചെലപ്പോ എനിക്ക് ഒറ്റക് പോവാൻ ഇഷ്ടം ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ചെലപ്പോൾ ഫാമിലിയുമായിട്ട് പോവാൻ ആണ് എനിക്ക് ഇഷ്ടം

ആഹ് താങ്കള് ദീര്ഘയാത്രയാണോ ഇഷ്ടപ്പെടുന്നെ അല്ലാ ഏഹ് ചെറിയ കേരളത്തിനുള്ളിലോ അല്ലെങ്കി അടുത്ത ആറു ജില്ലയിലേക്കോ അങ്ങിനെയാണോ ഇഷ്ടപ്പെടുന്നെ അല്ലാ ദീർഘയാത്രയാണോ ദീർഘയാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് എങ്കിലും പിന്നെ ചെ അതും അവര് സുഹൃത്തുക്കൾക്കൊക്കെപ്പൊ കൂടി പോകുമ്പോൾ ദീർഘയാത്രയും ഫാമിലിടെ ഒകെ കൂടെ പോകുമ്പോൾ അടുത്ത യാത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അഹ് അഹ് താങ്കൾക്ക് യാത്രയിൽ എങ്ങിനെയാണ് യാത്രയെ ഇഷ്ടപ്പെടുന്നത് ഈഹ് യാത്ര ചെയ്യുന്ന മാധ്യമങ്ങൾ ഉണ്ടാവോലോ ഈ വാഹനങ്ങൾ ഈ ട്രെയിൻ ഏറോപ്ലെയ്‌ൻ എങ്ങിനെ ആണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത്

ഞാനിതുവരെ പിന്നെ ബൈക്കിലെ പക്ഷെ കപ്പൽ ഇതുവരെ മാർഗം ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ട്രെയിനിലൊക്കെ പോവാൻ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ രാത്രി യാത്രകളിൽ ട്രെയിൻ നല്ലൊരു വൈബ് തന്നെയാണ് നൽകുന്നത്

പിന്നെ ബസും അത്യാവശ്യം സിറ്റി ഏഹ് നഗരങ്ങളിലൂടെയുള്ള യാത്രയിൽ ബസിനെ ഇഷ്ടപ്പെടുന്നു

പിന്ന ഫാമിലിയോടും ഒത്തുള്ള യാത്രകളിൽ കാറും ഇഷ്ടപ്പെടുന്നു ഓഹ് താങ്കൾ ഈ ബൈക്കിൽ പോകുന്നത് ഈഹ് യോജിക്കുന്നില്ല ആഹ് തനിച്ചുള്ള യാത്രകളിൽ ബൈക്ക് തന്നെയാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് ആഹ് അത് തന്നെയാണ് ഞാനും ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ് നിങ്ങൾ ഏഹ് ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് വലിയ വലിയ മലകളിലേക്കും പ്രകൃതി ബാക്കി ഒക്കെ ആസ്വദിക്കാൻ ആണ്. താങ്കളെങ്ങിനെ ഏഹ് ഏഹ് ചരിത്ര

ഈഹ് പ്രകൃതിയും അതുപോലെ തന്നെ വലിയ വലിയ നഗരങ്ങൾ കാണാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് താങ്കളെ എവിടെയൊക്ക യാത്ര ചെയ്തിട്ടുണ്ട് ഡൽഹി അങ്ങിനെ കൊറേ ദൂരങ്ങളിലേക്ക് ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ ആഹ് ദൂരങ്ങള് ഈഹ് പറയാൻ സൗത്ത് ഇന്ത്യ ഒക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒക്കെ കുറവാ താങ്കളുടെ അഭിപ്രായം എങ്ങിനെ ആണ് ഈ യാത്രയിൽ ഡൽഹി പോലെയുള്ള വലിയ വലിയ നഗരങ്ങൾ മുംബൈ പോലെ ഉള്ള വലിയ വലിയ നഗരങ്ങൾ കുറിച്ച് താങ്കൾക് അതൊരു കാഴ്ച്ച തന്നെയാണ് കാരണം ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതങ്ങൾ

ഇതൊക്കെ കാണാനെകിൽ വലിയ വലിയ പട്ടണങ്ങൾ തന്നെ സഞ്ചരിക്കാം ഒരുപാട് മനുഷ്യരുടെ അവരുടെ ജീവിതങ്ങളും

പിന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ പട്ടണങ്ങൾ ഒഴിവാക്കി കൊണ്ട്

നമ്മുടെ നാട്ടിൽ ഉള്ള നിലയിൽ നമ്മുടെ ചുറ്റുവട്ടത്തു തന്നെ ഒരുപാട് കാഴച്ചകൾ ഉണ്ട് അത് അതെല്ലാം നമ്മുടെ കേരളം തന്നെ ഒരുപാട് പ്രകൃതി സമ്പന്നമാണല്ലോ

ഇപ്പൊ ഏഹ് പുതിയ ജനെറേഷൻ പുതിയ പുതിയ ജനറേഷനിൽ ഉള്ള ആള്കാര്

ഒരുപാട് ചെറുപ്പക്കാർ ഇനി ഒരുപാട് സാഹസികതൾ ഏറ്റെടുത്ത് കൊണ്ട് യാതൊരു വിധ സുരക്ഷയും ഇല്ലാതെ പോകൂന്ന കാഴ്ചകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്‌ഫോം

അത് ഏഹ് പരമാവധി ഒഴിവാക്കാൻ ഞാൻ നിർദ്ദേശം എൻ്റെ ഒരു അഭിപ്രായം അതാണ് പരമാവധി ഒഴിവാക്കാൻ സുരക്ഷയും അതുപോലെ തന്നെ ഏഹ് നമുക്കൊരു സുരക്ഷിത ബോധം വേണം യാത്രയിൽ അതുപോലെ തന്നെ നമ്മുട എല്ലാം ഈഹ് നമ്മൾ ഇതാക്കണം കാരണം ആഹ് നമ്മൾ മാത്രം അല്ല നമ്മളെ ചുറ്റിപറ്റി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരുടെ കാര്യവും ഞാൻ ചിന്തിക്കണം ആഹ് അത് ചിന്തിക്കേണ്ടതാണ് കേരളത്തിൽ ആണെന്ന് തോനുന്നു ആഹ് പിന്നെ പക്ഷെ പൂർണ സുരക്ഷതയോടു കൂടി

കേരളത്തിൽ ആണെന്ന് തോനുന്നല്ലെ സുരക്ഷിതമായ യാത്രക്ക് പറ്റിയ ഒരു അന്തരീക്ഷം ഉള്ളത്

പൊതുവിൽ കേരളത്തിൽ ഒരു സുരക്ഷിത ബോധം തോന്നാറുണ്ട് അതന്നേണ് എന്റെയും ഒരു അഭിപ്രായം രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുക ഈഹ്

രാത്രി ഒരുപാട് മനുഷ്യർ മാത്രം അല്ല ഒരുപാട് ജീവികളും അവരുടെ വ്യവഹാരങ്ങളേക് ഇറങ്ങുന്ന ഒരു സമയം

കാരണം അവരുടെ ജീവനും നാം വിലകല്പിക്കണം അപ്പൊ എനിക്ക് ജസ്റ്റ് ചെറിയൊരു പണി ഉണ്ട് അപ്പൊ താങ്കളൊന്ന് താങ്കളുടെ